എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ നമസ്കാരം
ഇന്ന് ഡിസംബർ 27
നാലുദിവസം കഴിയുമ്പോൾ 2021 തുടങ്ങുകയായി
ഇന്നത്തെ മൻ കി ബാത്ത് ഒരുവിധത്തിൽ പറഞ്ഞാൽ 2020 ലെ അവസാനത്തേതാണ്
അടുത്ത മൻ കീ ബാത്ത് 2021 ൽ തുടങ്ങും
സുഹൃത്തുക്കളേ എന്റെ മുൻപിൽ നിങ്ങൾ എഴുതിയ വളരെയധികം കത്തുകളുണ്ട്
മൈ ഗോവ് ൽ നിങ്ങൾ അയക്കുന്ന നിർദ്ദേശങ്ങളും എന്റെ മുൻപിൽ ഉണ്ട്
ഒരുപാട് പേർ ഫോണിലൂടെ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു
ഈ കഴിഞ്ഞ വർഷത്തെ അനുഭവങ്ങളും 2021 ലേക്കുള്ള തീരുമാനങ്ങളുമാണ് മിക്ക കത്തുകളുടേയും ഉള്ളടക്കം
പുതുവർഷത്തിൽ നമ്മൾ സാധാരണയായി മറ്റുള്ളവരെ അഭിനന്ദനം അറിയിക്കുന്നു ആശംസകൾ അറിയിക്കുന്നു
എന്നാൽ ഇത്തവണ നമ്മൾ ഒരു പുതിയ കാര്യം ചെയ്താലോ എന്തുകൊണ്ട് നമുക്ക് സ്വന്തം നാടിന് ശുഭാശംസകൾ നേർന്നുകൂടാ എന്ന് കോലാപൂരിൽ നിന്നും അഞ്ജലി എഴുതി
അഞ്ജലി ജി ഇത് തികച്ചും നല്ല വിചാരമാകുന്നു
നമ്മുടെ നാട് 2021 ൽ വിജയത്തിന്റെ പുതിയ കൊടുമുടി സ്പർശിക്കട്ടെ
ലോകത്തിൽ ഭാരതത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് കൂടുതൽ ശക്തമാകട്ടെ
ഇതിനേക്കാൾ വലിയ ആഗ്രഹം മറ്റെന്താണ് ഉണ്ടാകേണ്ടത്
സുഹൃത്തുക്കളേ നമോ ആപ്പിൽ മുംബൈയിൽ നിന്നും അഭിഷേക് ഒരു മെസേജ് പോസ്റ്റ് ചെയ്തു
2020 നമ്മെ എന്തൊക്കെ കാണിച്ചു തന്നു എന്തൊക്കെ പഠിപ്പിച്ചു തന്നു
അതൊക്കെ ചിന്തിക്കാൻ പോലും കഴിയാത്തവയായിരുന്നു
കൊറോണയോട് അനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എഴുതി
ഈ കത്തുകളിലും സന്ദേശങ്ങളിലും പൊതുവായി കാണപ്പെടുന്നതും വിശേഷിച്ചു നിഴലിക്കുന്നതിനെ കുറിച്ചുമാണ് ഞാൻ ഇന്നു നിങ്ങളുമായി പങ്കുവെയ്ക്കാൻ ആഗ്രഹിക്കുന്നത്
അധികം കത്തുകളും നാടിന്റെ കഴിവിനേയും നാട്ടുകാരുടെ സാമൂഹിക ശക്തിയെയും മുക്തകണ്ഠം പ്രശംസിക്കുന്നവയാണ്
ജനതാ കർഫ്യൂ പോലുള്ള നൂതന പരീക്ഷണത്തേയും താലത്തിൽ കൊട്ടിയും കൈകൾ കൊട്ടിയും നാട് കൊറോണ വൈറസിന് എതിരെയുള്ള പോരാട്ടത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിനേയും ഒരുപാടു പേർ ഓർത്തു
സുഹൃത്തുക്കളേ ദേശത്തിലെ സാധാരണയിൽ സാധാരണക്കാരായ ആളുകൾ ഈ മാറ്റത്തെ തിരിച്ചറിഞ്ഞു
ഞാൻ നമ്മുടെ നാട്ടിൽ ആശയുടെ അത്ഭുതപ്രവാഹം തന്നെ കണ്ടു
വെല്ലുവിളികൾ ഒരുപാട് വന്നു
പ്രതിസന്ധികളും അനേകം വന്നു
കൊറോണ കാരണം ലോകത്തിലെ വിതരണ ശൃംഖലയിലും ഒരുപാട് തടസ്സങ്ങൾ വന്നു
പക്ഷേ നമ്മൾ ഓരോ പ്രതിസന്ധിയിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് നാട്ടിൽ പുതിയ കഴിവുകൾ ഉണ്ടായി
ഈ കഴിവുകളെ വാക്കുകളിൽ രേഖപ്പെടുത്തണമെങ്കിൽ അതിന് പേര് സ്വയംപര്യാപ്തത എന്നാണ്
സുഹൃത്തുക്കളേ ദില്ലിയിൽ നിന്ന് അഭിനവ ബാനർജി അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എഴുതി അറിയിച്ചു
അവ വളരെ രസകരമാണ്
അഭിനവ്ജിക്ക് തന്റെ ബന്ധുക്കളായ കുറച്ചു കുട്ടികൾക്ക് ഉപഹാരം നൽകുന്നതിനായി കളിപ്പാട്ടങ്ങൾ വാങ്ങണമായിരുന്നു
അതിനായി അദ്ദേഹം ദില്ലിയിലെ ഝണ്ടേവാലാ മാർക്കറ്റിൽ പോയി
ദില്ലിയിലെ ഈ മാർക്കറ്റ് സൈക്കിളുകൾക്കും കളിപ്പാട്ടങ്ങൾക്കും പേരുകേട്ടതാണെന്ന് നിങ്ങളിൽ പലർക്കും അറിയാമല്ലോ
പണ്ട് അവിടെ വിലകൂടിയ കളിപ്പാട്ടമെന്നാൽ ഇറക്കുമതി ചെയ്ത കളിപ്പാട്ടമായിരുന്നു
വില കുറഞ്ഞ കളിപ്പാട്ടങ്ങളും വെളിയിൽ നിന്നു വരുമായിരുന്നു
എന്നാൽ ഇപ്പോൾ കടക്കാർ ഇത് നല്ലതാണ് ഇത് ഇന്ത്യൻ കളിപ്പാട്ടമാണ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുപറഞ്ഞ് ഇന്ത്യൻ കളിപ്പാട്ടങ്ങളാണത്രേ വിൽക്കുന്നത്
ഉപഭോക്താക്കളും അധികവും ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾ ചോദിച്ചു വാങ്ങുന്നു എന്ന് അഭിനവ്ജി എഴുതുന്നു
ആളുകളുടെ ചിന്തയിൽ എത്ര വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത് എന്നുള്ളതിന് ഉത്തമമായ തെളിവാണ് ഇത്
നമ്മുടെ നാട്ടിലെ ആളുകളുടെ ചിന്തയിൽ ഒരു വർഷത്തിനുള്ളിൽ എത്രവലിയ മാറ്റമാണ് വന്നിരിക്കുന്നത് ഈ മാറ്റത്തെ അളക്കുക എളുപ്പമല്ല
ധനതത്വ ശാസ്ത്രജ്ഞർക്കു പോലും ഇത് അളക്കുവാൻ കഴിയില്ല
സുഹൃത്തുക്കളേ വിശാഖപട്ടണത്തിൽ നിന്ന് വെങ്കിട്ട മുരളി പ്രസാദ് എഴുതിയതിലും ഒരു വേറിട്ട ആശയമുണ്ട്
ഞാൻ താങ്കൾക്ക് 2021 ലേക്ക് എന്റെ എബിസി അറ്റാച്ച് ചെയ്യുന്നു എന്ന് അദ്ദേഹം എഴുതി
എബിസി കൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല
അപ്പോൾ ഞാൻ കണ്ടു അദ്ദേഹം കത്തിനോടൊപ്പം ഒരു ചാർട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നു
ഞാൻ ആ ചാർട്ട് നോക്കി
എബിസി കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ആത്മനിർഭർ ഭാരത് എന്നാണെന്ന് എനിക്കു മനസ്സിലായി
അത് വളരെ രസകരമായി തോന്നി
വെങ്കിട്ടജി എന്നും ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ലിസ്റ്റ് ഉണ്ടാക്കി
അതിൽ ഇലക്ട്രോണിക് സ്റ്റേഷനറി സെൽഫ് കെയർ ഇനങ്ങൾ ഉൾപ്പെടെ പലതും ഉണ്ട്
ഇന്ത്യയിൽ വളരെ എളുപ്പം കിട്ടുന്ന പല സാധനങ്ങൾക്കും പകരം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വിദേശ നിർമ്മിത സാധനങ്ങൾ വാങ്ങുന്നു
ഇനി അദ്ദേഹം ഇന്ത്യാക്കാരുടെ പ്രോത്സാഹനവും വിയർപ്പുമടങ്ങിയ സാധനങ്ങളേ ഉപയോഗിക്കുകയുള്ളൂ എന്നു ശപഥം ചെയ്തിരിക്കുന്നു
സുഹൃത്തുക്കളേ അദ്ദേഹം എനിക്കു രസകരമായി തോന്നിയ വേറെ ചില കാര്യങ്ങൾ കൂടി പറയുന്നു
അദ്ദേഹം പറയുന്നു നമ്മൾ ആത്മനിർഭർ ഭാരതത്തെ പിൻതാങ്ങുന്നു
എന്നാൽ തങ്ങളുടെ ഉല്പന്നങ്ങളുടെ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യരുത് എന്നുള്ള വ്യക്തമായ സന്ദേശം ഉല്പാദകർക്കും ചെല്ലേണ്ടതാണ്
കാര്യം ശരിയാണ് സീറോ ഇഫക്ട് സീറോ ഡിഫെക്ട് എന്ന ചിന്തയിൽ ജോലി ചെയ്യാനുള്ള ഉചിതമായ സമയം ഇതാണ്
ആയതിലേക്ക് നമ്മുടെ ദേശവാസികൾ ഉറച്ച കാൽവെയ്പ്പ് നടത്തിയിരിക്കുന്നു എന്ന് നമ്മുടെ ഉല്പാദകരോടും ഇൻഡസ്ട്രി ലീഡേഴ്സിനോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു
ഇന്ന് വീടുവീടാന്തരം വോക്കൽ ഫോർ ലോക്കൽ എന്ന മുദ്രാവാക്യം മുഴങ്ങി കേൾക്കുന്നു
ആയതിനാൽ നമ്മുടെ ഉല്പ്പന്നങ്ങൾ ലോകോത്തരമാകണെന്ന് ഉറപ്പിക്കേണ്ട സമയമായിരിക്കുന്നു
ലോകോത്തരമായ എന്തും നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കി കാണിക്കണം
ഇതിനായി നമ്മുടെ സംരംഭകരും സ്റ്റാർട്ടപ്സും മുൻപോട്ടു വരണം
തന്റെ ഉത്തമമായ പ്രയത്നത്തിനു ഞാൻ ഒരിക്കൽക്കൂടി ശ്രീ വെങ്കിട്ടനെ അനുമോദനം അറിയിക്കുന്നു
സുഹൃത്തുക്കളേ നമ്മുക്ക് ഈ വികാരത്തെ പരിപാലിക്കണം സംരക്ഷിക്കണം
ഞാൻ എന്റെ ദേശത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഓരോ ദിവസവും ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുക
നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്കു കടന്നുവന്ന നമ്മെ വിദേശ ബന്ധികളാക്കിയ വിദേശ നിർമ്മിത വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നമുക്കപ്പോൾ മനസ്സിലാകും
അവയുടെ ഇന്ത്യൻ നിർമ്മിത ബദലുകൾ ഏതാണെന്ന് ഏതാണെന്ന് മനസ്സിലാക്കുക
ഇന്ത്യയിൽ ഉല്പാദിപ്പിക്കപ്പെടുന്നതും ഇന്ത്യക്കാരുടെ പ്രയത്നവും വിയർപ്പും അടങ്ങിയ ഉല്പ്പന്നങ്ങളേ ഉപയോഗിക്കൂ എന്നും തീരുമാനിക്കുക
നിങ്ങൾ എല്ലാ വർഷവും പുതുവർഷ പ്രതിജ്ഞ എടുക്കാറുണ്ടല്ലോ ഇത്തവണ ഒരു റെസല്യൂഷൻ നമ്മുടെ നാടിനു വേണ്ടി കൂടി എടുക്കുക
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ തീവ്രവാദികളിൽ നിന്നും അക്രമികളിൽ നിന്നും നമ്മുടെ നാടിനെയും ആയിരക്കണക്കിനു വർഷങ്ങൾ പഴക്കമുള്ള നമ്മുടെ സംസ്കാരത്തെയും ജീവിത രീതിയെയും സംരക്ഷിക്കുന്നതിനായി ജീവിതം ബലിയർപ്പിച്ചവരെ സ്മരിക്കേണ്ട ദിനം കൂടിയാണിന്ന്
ഇന്നേ ദിവസമാണ് ഗുരു ഗോവിന്ദ്ജിയുടെ പുത്രന്മാരായ ജോരാവർ സിംഹിനെയും ഫത്തേഹ് സിംഹിനെയും ജീവനോടെ കല്ലറയിലാക്കിയത്
ഇവർ ഇവരുടെ വിശ്വാസവും മഹത്തായ ഗുരുപരമ്പരയിൽ നിന്ന് ആർജ്ജിച്ച പാഠങ്ങളും ഉപേക്ഷിക്കണമെന്നാണ് ഉപദ്രവകാരികൾ ആഗ്രഹിച്ചത്
പക്ഷേ ഇവർ ചെറുപ്രായത്തിൽ തന്നെ അസാമാന്യമായ ധൈര്യവും ഇച്ഛാശക്തിയും പ്രകടിപ്പിച്ചു
കല്ലുകൾ കൊണ്ടു കല്ലറ കെട്ടിപ്പൊക്കിയപ്പോഴും കല്ലറയുടെ ചുമരിന്റെ ഉയരം കൂടിയപ്പോഴും മരണം മുന്നിൽ കണ്ടപ്പോഴും ഇവർ നിന്നിടത്തു നിന്ന് അനങ്ങിയില്ല
ഇന്നേ ദിവസം തന്നെയാണ് ഗുരു ഗോവിന്ദ് സിംഹിന്റെ മാതാവ് മാതാ ഗുജ്രി രക്തസാക്ഷിത്വം വരിച്ചത്
ഏകദേശം ഒരാഴ്ച മുൻപായിരുന്നു ശ്രീ ഗുരു തേജ് ബഹാദുർജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ എനിക്ക് ഇവിടെ ദില്ലിയിലെ രകാബ്ഗൻജ് ഗുരുദ്വാരയിൽ പോയി ഗുരു തേജ് ബഹാദുർജിക്ക് ആദരാഞ്ജലി അർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം കിട്ടിയത്
ഗുരു ഗോവിന്ദ്ജിയിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ട് ഒരുപാടാളുകൾ നിലത്തു കിടന്ന് ഉറങ്ങുന്നതും ഈ മാസം തന്നെയാണ്
ശ്രീ ഗുരു ഗോവിന്ദ് സിംഗ്ജിയുടെ കുടുംബാംഗങ്ങൾ വഹിച്ച രക്തസാക്ഷിത്വത്തെ വളരെ വികാരാവേശത്തോടു കൂടിയാണ് ആളുകൾ സ്മരിക്കുന്നത്
ഈ രക്തസാക്ഷിത്വം രാജ്യത്തിനും മനുഷ്യരാശിക്കും പുതിയ ഒരു പാഠം നൽകി
നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുക എന്ന മഹത്തായ കാര്യവും ഈ രക്തസാക്ഷിത്വം നിർവ്വഹിച്ചു
നമ്മൾ എല്ലാവരും ഈ രക്തസാക്ഷിത്വത്തോട് കടപ്പെട്ടിരിക്കുന്നു
ഒരിക്കൽക്കൂടി ഞാൻ ശ്രീ ഗുരു തേജ് ബഹാദുർജി മാതാ ഗുരുജി ഗോവിന്ദ് സിംഗ്ജിയുടെ
നാലു പുത്രന്മാർ എന്നിവരുടെ രക്തസാക്ഷിത്വത്തിനു മുൻപിൽ നമിക്കുന്നു
ഇതുപോലെയുള്ള അനേകം രക്തസാക്ഷിത്വങ്ങളാണ് ഭാരതത്തിന്റെ ഇന്നത്തെ രൂപത്തെ സംരക്ഷിക്കുന്നതും നിലനിർത്തുന്നതും
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്കേവർക്കും സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണ്
ഭാരതത്തിൽ 2014 നും 2018 നും ഇടയിൽ പുള്ളിപ്പുലികളുടെ എണ്ണത്തിൽ 60 ശതമാനം വർദ്ധനവുണ്ടായിട്ടുണ്ട്
2014 ൽ നാട്ടിൽ പുലികളുടെ എണ്ണം ഏകദേശം 7900 ആയിരുന്നു
2019 ൽ ഇവയുടെ സംഖ്യ വർദ്ധിച്ച് 12852 ആയി
ഈ പുള്ളിപ്പുലികളേ കുറിച്ചാണ് ജിം കോർബറ്റ് ഇങ്ങനെ പറഞ്ഞത് പുള്ളിപ്പുലികളെ പ്രകൃതിയിൽ സ്വച്ഛന്ദം വിഹരിക്കുന്നത് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് അവയുടെ ഭംഗിയെ കുറിച്ച് സങ്കല്പ്പിക്കാൻ പോലും കഴിയില്ല
അവയുടെ നിറങ്ങളുടെ ചാരുതയും അവയുടെ നടത്തത്തിന്റെ മനോഹാരിതയും ഊഹിക്കാൻ പോലും കഴിയില്ല എന്ന്
രാജ്യത്തിന്റെ മിക്ക സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് മദ്ധ്യഭാരതത്തിൽ പുള്ളിപ്പുലികളുടെ സംഖ്യ വർദ്ധിച്ചിട്ടുണ്ട്
ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ മദ്ധ്യപ്രദേശും കർണ്ണാടകയും മഹാരാഷ്ട്രയുമാണ് മുന്നിൽ
ഇത് വളരെ വലിയ നേട്ടമാണ്
ലോകത്തിൽ തന്നെ വർഷങ്ങളായി പുള്ളിപ്പുലികൾ ആപത്തുകൾ നേരിട്ടു വരികയാണ്
ലോകമെമ്പാടും അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു
ഇത്തരുണത്തിലാണ് ഭാരതം അവയുടെ സംഖ്യയിൽ വർദ്ധന രേഖപ്പെടുത്തിക്കൊണ്ട് ലോകത്തിനു മുൻപിൽ വഴികാട്ടിയാകുന്നത്
ഭാരതത്തിൽ സിംഹങ്ങളുടേയും കടുവകളുടേയും എണ്ണത്തിൽ വർദ്ധനയുണ്ടായിട്ടുണ്ട്
സർക്കാർ മാത്രമല്ല ഒരുപാട് ജനങ്ങളും പരിഷ്കൃത സമൂഹവും പല സ്ഥാപനങ്ങളും വൃക്ഷലതാദികളേയും വന്യജീവികളേയും സംരക്ഷിക്കുന്നതിൽ വ്യാപൃതരായതിനാലാണ് ഇത് സാധ്യമാകുന്നത്
ഇവരെല്ലാവരും അനുമോദനം അർഹിക്കുന്നു
സുഹൃത്തുക്കളേ ഞാൻ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ ഒരു ഹൃദയസ്പർശിയായ അനുഭവം വായിച്ചു
നിങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ ദൃശ്യങ്ങൾ കണ്ടുകാണും
നമ്മൾ എല്ലാവരും മനുഷ്യനുള്ള വീൽചെയർ കണ്ടിട്ടുണ്ട്
എന്നാൽ കോയമ്പത്തൂരിലെ ഗായത്രി വേദന അനുഭവിക്കുന്ന ഒരു നായക്കു വേണ്ടി തന്റെ അച്ഛനോടൊപ്പം ഒരു വീൽചെയർ ഉണ്ടാക്കി
ഈ സംവേദനാ മനോഭാവം പ്രേരണ നൽകുന്നതാണ്
പക്ഷേ വ്യക്തിയുടെ മനസ്സിൽ ഓരോ ജീവിയോടും ദയയും കരുണയും നിറയുമ്പോൾ മാത്രമേ അത് സാധ്യമാകൂ
ഡൽഹി എൻ
ആറിലും രാജ്യത്തെ മറ്റു നഗരങ്ങളിലും കൊടും തണുപ്പിനിടയിലും തെരുവിലെ മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനായി ധാരാളം ആളുകൾ അനേകം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്
അവർ ആ മൃഗങ്ങൾക്ക് ആഹാരം സ്വെറ്റർ കിടക്ക മുതലായവ നൽകുന്നു
ചില ആൾക്കാർ ദിവസവും നൂറുകണക്കിന് മൃഗങ്ങൾക്ക് ആഹാരത്തിനുള്ള ഏർപ്പാടു ചെയ്യുന്നു
ഈ പ്രവർത്തനങ്ങൾ പ്രശംസിക്കപ്പെടേണ്ടതാണ്
ഇങ്ങനെയുള്ള ചില നല്ല പ്രയത്നങ്ങൾ ഉത്തർപ്രദേശിലെ കൌശാംബിയിൽ നടക്കുന്നുണ്ട്
അവിടെ ജയിലിൽ അടയ്ക്കപ്പെട്ട തടവുകാർ പശുക്കളെ തണുപ്പിൽ നിന്നും രക്ഷിക്കുന്നതിനു വേണ്ടി പഴയ കീറിയ കമ്പിളി കൊണ്ട് കവറുകൾ ഉണ്ടാക്കുന്നു
ഈ കമ്പിളികൾ കൌശാംബിയിലേയും മറ്റു ജില്ലകളിലേയും ജയിലുകളിൽ നിന്നും ശേഖരിച്ച് അവ തയ്ച്ച് ഗോശാലകളിലേക്ക് അയക്കുന്നു
കൌശാംബി ജയിലിലെ തടവുകാർ ഓരോ ആഴ്ചയിലും അനേകം കവറുകൾ തയ്യാറാക്കുന്നു
വരുവിൻ മറ്റുള്ളവർക്ക് കരുതൽ നൽകുന്നതിനു വേണ്ടി സേവനമനോഭാവത്തോടു കൂടി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുവിൻ
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ എന്റെ മുന്നിലിരിക്കുന്ന ഈ പത്രത്തിൽ രണ്ട് വലിയ ഫോട്ടോകൾ ഉണ്ട്
ഇവ ഒരു ക്ഷേത്രത്തിന്റെ പഴയതും പുതിയതുമായ ഫോട്ടോകളാണ്
ഈ ഫോട്ടോയ്ക്ക് ഒപ്പമുള്ള ന്യൂസ് പേപ്പറിൽ യുവാക്കളുടെ ഒരു ടീമിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു
അവർ യുവ ബ്രിഗേഡ് എന്നാണ് സ്വയം വിളിക്കുന്നത്
ഈ യുവ ബ്രിഗേഡ് കർണ്ണാടകത്തിൽ ശ്രീരംഗപട്ടണത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വീരഭദ്രസ്വാമി എന്ന ഒരു പുരാതന ശിവക്ഷേത്രത്തിന്റെ മുഖം തന്നെ മാറ്റിമറിച്ചു
ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് ഒരു വഴിയാത്രക്കാരനു പോലും പറയാൻ കഴിയുമായിരുന്നില്ല
ക്ഷേത്രത്തിന്റെ നാലുചുറ്റും അത്രത്തോളം പുല്ലും കുറ്റിക്കാടുകളും നിറഞ്ഞതായിരുന്നു
ഒരുദിവസം ചില ടൂറിസ്റ്റുകൾ എല്ലാവരാലും മറന്ന ഈ ക്ഷേത്രത്തിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു
യുവ ബ്രിഗേഡ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടു
അവർക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല
പെട്ടെന്നു തന്നെ ഈ ടീം ഒത്തുചേർന്ന് ഇതിന്റെ ജീർണ്ണോദ്ധാരണം നടത്തുവാൻ തീരുമാനിച്ചു
അവർ ക്ഷേത്ര പരിസരത്ത് മുൾച്ചെടികളും കുറ്റിക്കാടുകളും പുല്ലുകളും ചെടികളും ഒക്കെ വെട്ടിമാറ്റി
ആവശ്യമുള്ളിടത്ത് അറ്റകുറ്റപ്പണികളും നിർമ്മാണം ആവശ്യമുള്ളിടത്ത് അതും നടത്തി
അവരുടെ നല്ല പ്രവൃത്തി കണ്ട് തദ്ദേശീയരായ ജനങ്ങളും സഹായഹസ്തം നീട്ടി
ചിലർ സിമെന്റ് കൊടുത്തു
മറ്റുചിലർ പെയിന്റ് അങ്ങനെ പല പല സാധനങ്ങൾ സംഭാവന നൽകി ആളുകൾ അതിൽ പങ്കുചേർന്നു
ആ യുവാക്കളെല്ലാം വിവിധ തരത്തിലുള്ള പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിരുന്നു
എന്നാൽ അവർ വാരാന്ത്യങ്ങളിൽ സമയം കണ്ടെത്തി
ക്ഷേത്രത്തിനു വേണ്ടി പ്രവർത്തിച്ചു
യുവാക്കൾ ക്ഷേത്രത്തിൽ വാതിൽ പിടിപ്പിച്ചു
ഇലക്ട്രിസിറ്റി കണക്ഷനും കൊണ്ടുവന്നു
അങ്ങനെ അവർ ക്ഷേത്രത്തിന്റെ പഴയ ഐശ്വര്യം വീണ്ടെടുക്കുന്ന കാര്യം നിറവേറ്റി
മനുഷ്യർക്ക് ഏതു ലക്ഷ്യവും നേടുവാൻ സഹായിക്കുന്ന രണ്ടു കാര്യങ്ങളാണ് അഭിനിവേശവും ദൃഢനിശ്ചയവും
ഭാരതത്തിലെ യുവാക്കളെ കാണുമ്പോൾ ഞാൻ സ്വയം സന്തോഷിക്കുന്നു
എനിക്ക് ആശ്വാസവും തോന്നുന്നു
കാരണം എന്റെ രാജ്യത്തെ യുവാക്കളിൽ കാൻ ഡോ ചെയ്യാൻ കഴിയും എന്ന സമീപനം ഉണ്ട്
വിൽ ഡോ ചെയ്യും എന്ന സ്പിരിറ്റും ഉണ്ട്
അവർക്ക് ഒരു വെല്ലുവിളിയും വലിയ കാര്യമായി തോന്നില്ല
ഒന്നും അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ദൂരത്തല്ല
ഞാൻ തമിഴ്നാട്ടിലുള്ള ഒരു അധ്യാപികയെക്കുറിച്ച് വായിച്ചു
ഹേമലത എൻ കെ എന്നാണ് അവരുടെ പേര്
അവർ വില്ലുപുരത്തുള്ള ഒരു സ്കൂളിൽ ഏറ്റവും പ്രാചീന ഭാഷയായ തമിഴ് പഠിപ്പിക്കുന്നു
കോവിഡ് 19 എന്ന മഹാമാരി പോലും അവരുടെ അദ്ധ്യാപനം എന്ന ജോലിയെ ബാധിച്ചില്ല
അതെ തീർച്ചയായും അവരുടെ മുൻപിൽ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു
എന്നാൽ അവർ ഒരു നൂതനമായ മാർഗ്ഗം സ്വീകരിച്ചു
അവർ കോഴ്സിന്റെ 53 അദ്ധ്യായങ്ങളും റെക്കോർഡ് ചെയ്തു
മാത്രമല്ല അനിമേറ്റഡ് വീഡിയോ തയ്യാറാക്കി
ഇവ ഒരു പെൻഡ്രൈവിൽ ആക്കി കുട്ടികൾക്ക് വിതരണം ചെയ്തു
ഇതിൽ നിന്നും അവരുടെ കുട്ടികൾക്ക് സഹായം ലഭിച്ചു
ആ അദ്ധ്യായങ്ങൾ അവർക്ക് കണ്ട് വിഷ്യുഅലി മനസ്സിലാക്കാനും സാധിച്ചു
അതോടൊപ്പം തന്നെ അവർ തന്റെ വിദ്യാർത്ഥികളോട് ടെലഫോണിൽ സമ്പർക്കം പുലർത്തിക്കൊണ്ടിരുന്നു
അതുകാരണം കുട്ടികൾക്ക് പഠിത്തം വളരെ രസകരമായി തോന്നി
രാജ്യം മുഴുവനും കൊറോണ ബാധിച്ച ഇക്കാലത്ത് നമ്മുടെ അദ്ധ്യാപകർ സ്വീകരിച്ചിരിക്കുന്ന നൂതനമായ രീതികളും അവർ തയ്യാറാക്കിയ കോഴ്സ് മെറ്റീരിയലുകളും ഈ ഓൺലൈൻ വിദ്യാഭ്യാസകാലത്ത് ശരിക്കും അമൂല്യം തന്നെയാണ്
ഈ കോഴ്സ് മെറ്റീരിയൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ദീക്ഷ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ അദ്ധ്യാപകരോട് അഭ്യർത്ഥിക്കുന്നു
രാജ്യത്തെ വിദൂര പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥീ വിദ്യാർത്ഥിനികൾക്ക് ഇത് വലിയ പ്രയോജനപ്രദമാകും
സുഹൃത്തുക്കളേ ഇനി ഝാർഖണ്ഡിലെ കോർവ പട്ടികവർഗ്ഗത്തിൽപ്പെട്ട ഹീരാമനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്
ഗഡവാ ജില്ലയിലെ സിംജോ എന്ന ഗ്രാമത്തിലാണ് ഹീരാമൻ താമസിക്കുന്നത്
കോർവ എന്ന പട്ടികവർഗ്ഗത്തിന്റെ ജനസംഖ്യ കേവലം 6000 ആണെന്ന് അറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുമായിരിക്കും
അവർ അങ്ങ് ദൂരെ പർവ്വതങ്ങളിലും വനങ്ങളിലുമാണ് താമസിക്കുന്നത്
സ്വന്തം സമുദായത്തിന്റെ സംസ്കാരവും തിരിച്ചറിയലും കാത്തുസൂക്ഷിക്കുവാനുള്ള ചുമതല അദ്ദേഹം ഏറ്റെടുത്തിരിക്കുകയാണ്
12 വർഷത്തെ കഠിനാദ്ധ്വാനം കൊണ്ട് നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന കോർവ ഭാഷയ്ക്ക് ഒരു ശബ്ദകോശം തയ്യാറാക്കിയിരിക്കുകയാണ് അദ്ദേഹം
ഈ ഡിക്ഷ്ണറിയിൽ വീടുമായി ബന്ധപ്പെട്ടതു മുതൽ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നതു വരെയുള്ള കോർവ ഭാഷയിലെ ധാരാളം ശബ്ദങ്ങൾ അവയുടെ അർത്ഥത്തോടൊപ്പം എഴുതിയിട്ടുണ്ട്
കോർവ സമുദായത്തിനു വേണ്ടി ഹീരാമൻജി ചെയ്തത് രാജ്യത്തിന് ഒരു മാതൃക തന്നെയാണ്
പ്രിയപ്പെട്ട എന്റെ ദേശവാസികളേ അക്ബറിന്റെ സദസ്സിലെ ഒരു പ്രധാന അംഗമായിരുന്നു അബുൾ ഫസൽ എന്നാണ് പറയപ്പെടുന്നത്
ഒരുതവണ കശ്മീർ സന്ദർശിച്ചിട്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു കശ്മീരിൽ ഇത്തരത്തിലുള്ള പല കാഴ്ചകളും ഉണ്ട്
അവ കണ്ടാൽ ക്ഷുഭിതരും ദേഷ്യക്കാരും ഒക്കെ സന്തോഷത്താൽ നൃത്തം ചവിട്ടും
ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കശ്മീരിലെ കുങ്കുമത്തിന്റെ വയലുകളെ കുറിച്ച് പറയുകയായിരുന്നു
നൂറ്റാണ്ടുകളായി കുങ്കുമം കശ്മീരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു
കശ്മീരിൽ കുങ്കുമം പ്രധാനമായും പുൽവാമ ബഡ്ഗാം കശ്നവാഡ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൃഷിചെയ്യുന്നത്
ഈ വർഷം മെയ് മാസത്തിൽ കശ്മീരിലെ കുങ്കുമത്തിന് ഭൌമസൂചികാ ടാഗ് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് അതായത് ഗി ടാഗ് ലഭിച്ചു
ഇതിലൂടെ നമ്മൾ കശ്മീരിലെ കുങ്കുമത്തെ ഒരു ഗ്ലോബലി പോപ്പുലർ ബ്രാൻഡ് ആക്കാനാണ് ആഗ്രഹിക്കുന്നത്
കശ്മീരിലെ കുങ്കുമം ആഗോളതലത്തിൽ ധാരാളം ഔഷധഗുണമുള്ള ഒരു സുഗന്ധവ്യഞ്ജനമെന്ന നിലയിൽ വളരെ പ്രസിദ്ധമാണ്
ഇത് സുഗന്ധമുള്ളതാണ്
ഇതിന്റെ നിറം കടുത്തതാണ്
അതിലെ നാരുകൾക്ക് നീളവും വണ്ണവും ഉണ്ട്
അതിന്റെ ഔഷധമൂല്യം വർദ്ധിപ്പിക്കുന്ന ഘടകവും ഇതുതന്നെയാണ്
ഇത് ജമ്മുവിലെയും കശ്മീരിലെയും സമൃദ്ധമായ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നു
ഗുണമേന്മയെ കുറിച്ചു പറയുകയാണെങ്കിൽ കശ്മീരിലെ കുങ്കുമത്തിന് തുല്യമായി മറ്റൊന്നില്ല
മറ്റു രാജ്യങ്ങളിലെ കുങ്കുമത്തിൽ നിന്നും ഇത് വളരെ വ്യത്യസ്തമാണ്
കശ്മീരിലെ കുങ്കുമത്തിന് ഗി ടാഗ് എന്ന അംഗീകാരത്തിലൂടെ ഒരു പ്രത്യേക ഐഡന്റിറ്റി ലഭിച്ചിരിക്കുകയാണ്
കശ്മീരി കുങ്കുമത്തിന് ജി ഐ ടാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതിനുശേഷം ദുബായിലെ സൂപ്പർമാർക്കറ്റിൽ ഇതിന്റെ ലോഞ്ചിംഗ് നടന്നു എന്നറിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചായായും സന്തോഷം തോന്നും
ഇനി ഇതിന്റെ കയറ്റുമതി വർദ്ധിക്കും
സ്വയംപര്യാപ്ത ഭാരതം നിർമ്മിക്കുവാനുള്ള നമ്മുടെ പ്രയത്നങ്ങളെ ഇത് ശക്തമാക്കും
കുങ്കുമ കർഷകർക്ക് ഇതുകൊണ്ട് തീർച്ചയായും ലഭമുണ്ടാകും
പുൽവാമയിലെ ത്രാലിലുള്ള ശാർ പ്രദേശത്ത് താമസിക്കുന്ന അബ്ദുൾ മജീദ് വാനിയെ നോക്കൂ
അയാൾ തന്റെ ഭൌമ സൂചിക ലഭിച്ച കുങ്കുമത്തെ നാഷണൽ സാഫ്രോൺ മിഷന്റെ സഹായത്തോടു കൂടി പമ്പോറിലുള്ള വ്യാപാരകേന്ദ്രത്തിൽ ട്രേഡിംഗ് സെന്ത്രെ എട്രേഡിംഗ് ലൂടെ വിറ്റഴിക്കുന്നു
ഇയാളെപ്പോലെ ധാരാളം ആളുകൾ കശ്മീരിൽ ഈ ജോലി ചെയ്യുന്നു
അടുത്ത തവണ നിങ്ങൾ കുങ്കുമം വാങ്ങുമ്പോൾ കശ്മീരിലെ കുങ്കുമം വാങ്ങുന്നതിനെ കുറിച്ചു ചിന്തിക്കൂ
കശ്മീരിലെ ആൾക്കാരുടെ ഓജസ്സ് പോലെ തന്നെ അവരുടെ കുങ്കുമത്തിന്റെ സ്വാദും ഒന്നു വേറെ തന്നെയാണ്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ രണ്ടുദിവസം മുൻപ് ഗീതാ ജയന്തിയായിരുന്നല്ലോ
ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും ഗീത നമുക്ക് പ്രേരണ നൽകുന്നു
ഗീത ഇത്രയും അത്ഭുതകരമായ ഒരു ഗ്രന്ഥമായത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കാരണം ഇത് ശ്രീകൃഷ്ണന്റെ സ്വന്തം വാക്കുകളാണ്
ഗീതയുടെ മറ്റൊരു പ്രത്യേകത അതിന്റെ തുടക്കം അറിയാനുള്ള ആഗ്രഹത്തിൽ നിന്നാണ് എന്നതു തന്നെ
ചോദ്യത്തിൽ നിന്നാണ് തുടക്കം
അർജ്ജുനൻ ഭഗവാനോട് ചോദ്യം ചോദിച്ചു
അറിയാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു
അങ്ങനെ ഗീതയിലെ ജ്ഞാനം ലോകത്തിനു ലഭിച്ചു
ഗീത പോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിലുള്ള എല്ലാ അറിവും ജിജ്ഞാസയിൽ നിന്നാണ് തുടങ്ങുന്നത്
വേദാന്തത്തിലെ ആദ്യ മന്ത്രം അഥാതോ ബ്രഹ്മ ജിജ്ഞാസ അതായത് വരുവിൻ നമുക്ക് ബ്രഹ്മത്തെ അറിയാനുള്ള ജിജ്ഞാസ ഉണ്ടാക്കാം
അതുകൊണ്ട് ഇവിടെ ബ്രഹ്മത്തെ അന്വേഷിക്കുന്ന കാര്യം പറയുന്നത് ജിജ്ഞാസയുടെ ശക്തി അത്തരത്തിലുള്ളതായതു കൊണ്ടാണ്
ജിജ്ഞാസ താങ്കളെ ഇടതടവില്ലാതെ പുതിയതിനു വേണ്ടി പ്രേരിപ്പിക്കും
നമ്മുടെ ഉള്ളിൽ ജിജ്ഞാസയുള്ളതു കൊണ്ടാണ് കുട്ടിക്കാലത്ത് നമ്മൾ പഠിക്കുന്നത്
അതായത് ജിജ്ഞാസയുള്ളിടത്തോളം കാലം ജീവിതവുമുണ്ട്
ജിജ്ഞാസയുള്ളിടത്തോളം പുതിയത് പഠിക്കുവാനുള്ള ശ്രമം തുടർന്നുപോകും
ഇതിൽ പ്രായത്തിന്റേയോ പരിതസ്ഥിതികളുടെയോ പ്രശ്നം ഉദിക്കുന്നേയില്ല
ജിജ്ഞാസയുടെ അങ്ങനെയുള്ള ഊർജ്ജത്തിന് ഒരു ഉദാഹരണത്തെ കുറിച്ച് എനിക്ക് വിവരം ലഭിച്ചു
അത് തമിഴ്നാട്ടിലെ ഒരു വന്ദ്യവയോധികനായ ശ്രീ ടി ശ്രീനീവാസാചാര്യ സ്വാമിയെക്കുറിച്ചാണ്
ശ്രീ ടി ശ്രീനിവാസാചാര്യ സ്വാമിക്ക് 92 വയസ്സുണ്ട്
ഈ പ്രായത്തിലും അദ്ദേഹം കമ്പ്യൂട്ടറിൽ തന്റെ പുസ്തകം സ്വയം ടൈപ്പ് ചെയ്ത് തയ്യാറാക്കുകയാണ്
പുസ്തകം എഴുതുന്നതു കൊള്ളാം
പക്ഷേ ശ്രീനിവാസാചാര്യജിയുടെ കാലത്ത് കമ്പ്യൂട്ടർ ഇല്ലായിരുന്നല്ലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ പിന്നെ അദ്ദേഹം എങ്ങനെ കമ്പ്യൂട്ടർ പഠിച്ചു അദ്ദേഹത്തിന്റെ കോളേജ് പഠനകാലത്ത് കമ്പ്യൂട്ടർ ഇല്ലായിരുന്നു എന്നത് ശരിതന്നെ
എന്നാൽ തന്റെ യൌവ്വനകാലത്ത് ഉണ്ടായിരുന്ന ജിജ്ഞാസയും ആത്മവിശ്വാസവും ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ അതേ അളവിൽ നിലനിൽക്കുന്നു
ശ്രീനിവാസാചാര്യ സ്വാമികൾ സംസ്കൃതത്തിലും തമിഴിലും പണ്ഡിതനാണ്
അദ്ദേഹം ഇതുവരെ ഏകദേശം 16 ആദ്ധ്യാത്മിക ഗ്രന്ഥങ്ങൾ എഴുതിക്കഴിഞ്ഞു
എന്നാൽ കമ്പ്യൂട്ടർ വന്നതിനുശേഷം പുസ്തകം എഴുതുന്ന രീതിയിലും പ്രിന്റ് ചെയ്യുന്ന രീതിയിലും മാറ്റം വന്നിരിക്കുകയാണെന്ന് അദ്ദേഹത്തിനു തോന്നിയിരിക്കും
അതുകൊണ്ട് 86 ാം വയസ്സിൽ അദ്ദേഹം കമ്പ്യൂട്ടർ പഠിച്ചു
തനിക്ക് അത്യാവശ്യമുള്ള സോഫ്റ്റ്വെയറും മനസ്സിലാക്കി
ഇപ്പോൾ അദ്ദേഹം തന്റെ പുസ്തകം പൂർത്തിയാക്കാനുള്ള തിരക്കിലാണ്
സുഹൃത്തുക്കളേ ജീവിതത്തിൽ ജിജ്ഞാസ മരിക്കാത്തിടത്തോളം കാലം പഠിക്കാനുള്ള ആഗ്രഹവും മരിക്കില്ല
അത്രയും കാലം ജീവിതത്തിൽ ഊർജ്ജം നിറഞ്ഞുനിൽക്കുകയും ചെയ്യും എന്നതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് ശ്രീ ടി ശ്രീനിവാസാചാര്യ സ്വാമികളുടെ ജീവിതം
അതുകൊണ്ട് നമ്മൾ പിന്നോട്ട് പോയി നമ്മുടെ ലക്ഷ്യം നഷ്ടപ്പെട്ടു നമ്മളും ഇത് പഠിച്ചിരുന്നെങ്കിൽ എന്നൊന്നും ചിന്തിക്കരുത്
നമുക്ക് പഠിക്കുവാൻ കഴിയില്ല അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ടു പോകുവാൻ കഴിയില്ല എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ജിജ്ഞാസയിൽ നിന്നും ചില പുതിയത് പഠിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്
പുതുവർഷത്തിൽ പുതിയ തീരുമാനങ്ങളുടെ കാര്യവും പറഞ്ഞു
എന്നാൽ നിരന്തരമായി എന്തെങ്കിലും പുതിയത് ചെയ്തു കൊണ്ടിരിക്കുകയും പുതിയ പുതിയ പ്രതിജ്ഞകൾ നടപ്പാക്കുകയും ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്
നമ്മൾ സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ കൂടുതൽ ചെയ്യുവാനുള്ള ഊർജ്ജം സമൂഹം നമുക്ക് നൽകുന്നുവെന്ന കാര്യം നമ്മുടെ ജീവിതത്തിലും അനുഭവപ്പെട്ടിട്ടുണ്ടാകും
സാമാന്യമെന്നു തോന്നുന്ന പല പ്രേരണകളും വളരെ മഹത്തായ പ്രവൃത്തിയായി മാറുന്നു
അങ്ങനെയുള്ള ഒരു യുവാവാണ് ശ്രീമാൻ പ്രദീപ് സാംഗ്വാൻ
ഗുഡ്ഗാവിലെ പ്രദീപ് സാംഗ്വാൻ 2016 മുതൽ ഹീലിംഗ് ഹിമാലയാസ് എന്ന പേരിൽ ഒരു യജ്ഞം തന്നെ നടത്തി വരുന്നു
അയാൾ തന്റെ ടീമിനോടും വോളണ്ടിയർമാരോടുമൊപ്പം ഹിമാലയത്തിലെ വിവിധ പ്രദേശങ്ങളിൽ എത്തി അവിടെ ടൂറിസ്റ്റുകൾ ഉപേക്ഷിച്ചു പോകുന്ന പ്ലാസ്റ്റിക്കും ചപ്പുചവറുകളും എടുത്തുമാറ്റി ശുചീകരണം നടത്തുന്നു
പ്രദീപ്ജി ഇപ്പോൾ വരെ ഹിമാലയത്തിലെ വിവിധ ടൂറിസ്റ്റ് ലൊക്കേഷനുകളിൽ നിന്ന് ടൺ കണക്കിന് പ്ലാസ്റ്റിക് ശേഖരിച്ച് ശുചീകരണം നടത്തിക്കഴിഞ്ഞു
അതുപോലെ തന്നെയാണ് കർണ്ണാടകയിലെ യുവദമ്പതികളായ അനുദീപും മിനൂഷയും
അനുദീപും മിന്നൂഷയും ഇക്കഴിഞ്ഞ നവംബറിലാണ് വിവാഹിതരായത്
വിവാഹശേഷം ധാരാളം യുവമിഥുനങ്ങൾ കറങ്ങാൻ പോകാറുണ്ട്
പക്ഷേ ഇവർ വേറിട്ടൊരു കാര്യം ചെയ്തു
ആൾക്കാർ സ്വന്തം വീടിനു പുറത്ത് ചുറ്റാൻ പോകുന്നു
എന്നാൽ പോകുന്നിടത്ത് ധാരാളം ചപ്പുചവറുകൾ ഉപേക്ഷിച്ചിട്ട് മടങ്ങിവരുന്നു എന്ന കാര്യം ഇവർ കാണാറുള്ളതാണ്
കർണ്ണാടകയിലെ സോമേശ്വർ ബീച്ചിന്റെ സ്ഥിതിയും ഇതിൽ നിന്നും വ്യത്യസ്തമായിരുന്നില്ല
സോമേശ്വർ ബീച്ചിൽ സന്ദർശകർ ഉപേക്ഷിച്ചു പോയ ചപ്പുചവറുകൾ മാറ്റി ശുചിയാക്കാൻ അനുദീപും മിനൂഷയും തീരുമാനിച്ചു
ആ ഭാര്യാഭർത്താക്കന്മാർ വിവാഹശേഷം എടുത്ത ആദ്യത്തെ തീരുമാനം ഇതായിരുന്നു
രണ്ടുപേരും ചേർന്ന് സമുദ്രതീരത്തെ ധാരാളം മാലിന്യം നീക്കം ചെയ്തു
തന്റെ ഈ തീരുമാനത്തെ കുറിച്ച് അനുദീപ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു
പിന്നെ എന്താണ് നടന്നത് എന്നറിയുമോ അവരുടെ ഈ മഹത്തായ തീരുമാനത്തിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ട് ധാരാളം യുവാക്കൾ അവരോടൊപ്പം ചേർന്നു
നിങ്ങൾ അത്ഭുതപ്പെടുമായിരിക്കും
ഇവർ ചേർന്ന് സോമേശ്വരം ബീച്ചിൽ നിന്നും 800 കിലോയിൽ കൂടുതൽ മാലിന്യം നീക്കി
സുഹൃത്തുക്കളേ ഈ പ്രയത്നങ്ങൾക്കിടയിലും നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്
ഈ മാലിന്യങ്ങൾ എങ്ങനെ ബീച്ചിലും പർവ്വതത്തിലും എത്തി നമ്മളിൽ ആരെങ്കിലും ആയിരിക്കും ഈ മാലിന്യങ്ങൾ അവിടെ ഉപേക്ഷിച്ച് വരുന്നത്
നമുക്കും പ്രദീപിനെ പോലെ അനുദീപിനെ പോലെ മിനൂഷയെ പോലെ ശുചീകരണ യജ്ഞം നടത്തണം
എന്നാൽ അതിനേക്കാൾ മുൻപേ നാം ഇനി മാലിന്യങ്ങൾ വലിച്ചെറിയില്ല എന്ന ദൃഢപ്രതിജ്ഞയെടുക്കണം
ശുചിത്വ ഭാരത യജ്ഞത്തിന്റെ ആദ്യ തീരുമാനം ഇതുതന്നെയാകുന്നു
അതേ ഞാൻ മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു
കൊറോണ കാരണം ഈ വർഷം ഇതിനെ കുറിച്ച് അത്ര ചർച്ച നടത്താൻ കഴിഞ്ഞില്ല
നമുക്ക് ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിൽ നിന്നും മോചനം നേടണം
ഇത് 2021 ലെ പ്രതിജ്ഞകളിൽ ഒന്നാണ്
ഞാൻ നിങ്ങൾക്ക് പുതുവർഷാംശംസകൾ നേരുന്നു
നിങ്ങൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുവിൻ
സ്വന്തം കുടുംബത്തിന്റെ ആരോഗ്യം സുരക്ഷിതമാക്കുവിൻ
അടുത്ത വർഷം ജനുവരിയിൽ വ്യത്യസ്ത വിഷയങ്ങളുമായി മൻ കി ബാത്ത് തുടരും
വളരെ നന്ദി